നമസ്കാരം, സനീറ്റ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓഹ്. നല്ല വിശേഷം. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു യാത്രയ്ക്ക് പോയി വന്നതേയുള്ളു.

ഓഹ്. ഗോവയിൽ പോയോ? എന്റെ വലിയ ഒരു ആഗ്രഹമാണ് ഗോവയിൽ പോകണമെന്നത്. എങ്ങനെയുണ്ടായിരുന്നു? അതെ. അതെ. ഗോവയെന്ന് പറഞ്ഞാൽ ഒരു നല്ലയൊരു സ്ഥലമാണ്. മൊത്തം ഭംഗി നിറഞ്ഞ, പ്രകൃതി നിറഞ്ഞ നല്ല ഒരു യാത്രയായിരുന്നു ഗോവയിലേത്തത്. ഞങ്ങൾ തീവണ്ടിക്കാണ് പോയത്. പിന്നെ, കുറച്ച് നേരമേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. നല്ലൊരു സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാരും അവരുടെ പെരുമാറ്റവും നമ്മളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ്. മൊത്തത്തിൽ ഒരു രസമായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു. നവ്യ ഈ അടുത്ത് വല്ല യാത്രയ്ക്കും പോയായിരുന്നോ? ഞാൻ ഈ അടുത്തൊന്നും പോയില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തായ്‌ലാൻഡിൽ പോയിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ഓർമയിൽ കിടക്കുന്ന ഒരു യാത്ര.

വളരെ നല്ല ഒരു അനുഭവം ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറിയത് അപ്പോൾ. രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് പോയത്. ആദ്യം ഞങ്ങൾ ശ്രീ ലങ്കയിൽ പോയി. പിന്നെ അതിന് ശേഷം വിമാനം എടുത്ത്

ആഹാ. നല്ലൊരു യാത്രയായിരുന്നല്ലോ. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സംസ്കാരവും അതൊക്കെ കണ്ടായിരുന്നോ? അതൊക്കെ മനസ്സിലായായിരുന്നോ?

അവിടെ ഞാൻ കുറെ അമ്പലങ്ങൾ ഏഹ് സന്ദർശിച്ചായിരുന്നു. ആ അമ്പലങ്ങളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും. ഒരു ഏഴ് ദിവസത്തെ യാത്രയായിരുന്നു അത്. അപ്പോഴാണെങ്കിൽ ഒരു കുറച്ച്

ആഹാ. ആണല്ലേ. ഓഹ്. നല്ലൊരു അനുഭവമാണല്ലേ. യാത്രയിലൂടെ നമുക്ക് കുറെ ഗുണങ്ങളൊക്കെയുണ്ട്. യാത്രയിൽക്കൂടെ പോകുമ്പോൾ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും, നമുക്ക് വേറെ ഏഹ് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്കൊരു നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു നല്ലൊരു ഔഷധം പോലെയാണ് യാത്ര. മ്മ്. അതെ. അതെ. നമ്മുടെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരേപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തകരമായിട്ട് നമുക്ക് ഏഹ് പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടും, പതി...പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം പറ്റും, നമ്മുടെ മനസിന് സന്തോഷം ഉണ്ടാകും. അങ്ങനെ വളരേ വളരേ നല്ല ഒരു കാര്യമാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതെ. അതെ. ഈ അടുത്ത് എന്റെയൊരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആ കുട്ടി മൊത്തം പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു യാത്രയ്ക്ക് പോയാലോ കാരണം മനസ്സിനും ശരീരത്തിനും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി ഒരു യാത്രയിൽ പോയത്. അത് ഇപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നാലും ആ കുട്ടിക്ക് ആ ഒരു സമാധാനം കിട്ടിയ സന്തോഷം കാണണമായിരുന്നു. ആ കുട്ടിക്ക് ആ യാത്രയിൽ പോയപ്പോഴേക്കും. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യമാണ് യാത്രയിൽ കൂടെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമൊക്കെയാണ് ലഭിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ നവ്യ?

ഏഹ് നീ ഫ്രീ ആകുമ്പോൾ നിന്റെ കൂടെ വരാം ഇനി തൊട്ട്. അതെ. അതെ. നവ്യ ഒരിക്കൽ വരൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാനും ഈ അടുത്ത് പോയിട്ട് യാത്രയ്ക്ക് പോയപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടാനും അങ്ങനെ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും വളരെയധികം സന്തോഷവും തോന്നി ആഹ് എല്ലാം കടലിന്റെ

ഏതെങ്കിലും ഒരു നല്ല സ്ഥലം നമുക്ക് കണ്ട് പിടിച്ച് നമുക്കൊരു സന്തോഷയാത്രയ്ക്ക് പോകാം. അഹ്. ആഹ്. ശരി. ശരി. നമുക്ക് ഒരു ദിവസം എന്തായാലും പോകണം. ഞാൻ ഈ ഗോവ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ആലപ്പുഴയിൽ ഒന്ന് പോയായിരുന്നു. അവിടെ ഞാൻ ഈ കടലിന്റെ തീരത്ത്

അതെ. അതെ. യാത്രയിലൂടെ വളരെയധികം നമുക്ക് കുളിർമയും സന്തോഷവും സമാധാനവും ഒക്കെയാണ് നമ്മൾ നേടുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ട് മുട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോകാം നവ്യ.